മോസില്ല ഫയർഫോക്സിലെ എക്സ്റ്റെൻഷൻസ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് എക്സ്റ്റെൻഷൻസ് അല്ലെങ്കിൽ add ഓൺസ് എക്സ്റ്റെൻഷൻസ് ഇൻസ്റ്റോൾ ചെയ്യുന്നത് റികമെൻഡഡ് എക്സ്റ്റെൻഷൻസ്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1004ലെ ഫയർഫോക്സ് 70 ഫയർഫോക്സ് ബ്രൌസർ തുറക്കട്ടെ
ഡിഫാൾട്ട് ആയി യാഹൂ ഹോം പേജ് തുറക്കുന്നു
എന്താണ് എക്സ്റ്റെൻഷൻസ് അല്ലെങ്കിൽ add ഓൺസ്
Extensionsന്റെ ഉപയോഗം ഫയർഫോക്സ് ബ്രൌസറിലേക്ക് പുതിയ ഫീച്ചർസ് ചേർക്കുന്നു
നിലവിലുള്ള ഫീച്ചർസ് എഞ്ചൻസ് ചെയ്യുന്നു
നിങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ച് ഫയർഫോക്സ് ബ്രൌസർ കസ്റ്റമൈസ് ചെയ്യാം
എക്സ്റ്റെൻഷൻസ് ഫയർഫോക്സ് ബ്രൌസറിന്റെ ഒരു ഭാഗമായി നിന്ന് കൊണ്ട് ബ്രൌസറിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നു
ഉദാഹരണത്തിന് നിങ്ങൾക്ക് എക്സ്റ്റൻഷൻസ് താഴെ പറയുന്നവയ്ക്ക് ഇൻസ്റ്റോൾ ചെയ്യാം പരസ്യങ്ങൾ അല്ലെങ്കിൽ പോപ്പപ്സ് ബ്ലോക്ക് ചെയ്യാൻ
സാധനങ്ങളുടെ വില താരതമ്യം ചെയ്യാൻ
കാലാവസ്ഥ പ്രവചനങ്ങൾ കാണിക്കുന്നതിന്
ഗ്രാബ് ആൻഡ് ഡ്രാഗ് എക്സ്റ്റൻഷൻ ഇൻസ്റ്റോൾ ചെയ്യാം
വെബ്പേജുകൾ വിവിധ തരത്തിൽ സ്ക്രോൾ ചെയ്യുന്നതിന് ഗ്രാബ് ആൻഡ് ഡ്രാഗ് സഹായിക്കുന്നു
ഇത് അഡോബ് Acrobatലെ ഗ്രാബ് ആൻഡ് ഡ്രാഗ് ഫങ്ഷന് സമാനമാണ്
Menuൽ ക്ലിക്ക് ചെയ്യുക
ടൂൾസ് add ഓൺസ്
add ഓൺസ് മാനേജർ ടാബ് തുറക്കുന്നു
CTRLShiftA കീകൾ ഒരുമിച്ച് പ്രസ് ചെയ്തും add ഓൺസ് മാനേജർ ടാബ് തുറക്കാവുന്നതാണ്
add ഓൺസ് Managerന്റെ ഇടത് പാനൽ ലഭ്യമായ ഓപ്ഷനുകൾ കാണിക്കുന്നു
ഡിഫാൾട്ടായി ഗെറ്റ് add ഓൺസ് ഓപ്ഷൻ സിലക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്
ഇടത് പാനലിൽ സിലക്റ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷനുകളെ കുറിച്ചുള്ള വിവരങ്ങൾ വലത് പാനലിൽ കാണിക്കുന്നു
ഇവിടെ വലത് പാനലിൽ add ഓൺസ് എന്താണെന്നും അവ എങ്ങനെ ഉപയോഗിക്കാമെന്നും വിശദമാക്കുന്നു
ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റോൾ ചെയ്യാൻ കഴിയുന്ന ചില add ഓൺസ് കാണിക്കുന്നു
ഇപ്പോൾ നമുക്ക് പുതിയ Add on ഗ്രാബ് ആൻഡ് ഡ്രാഗ് ഇൻസ്റ്റോൾ ചെയ്യാം
ആദ്യമായി മുകളിൽ വലത് കോണിൽ കാണുന്ന സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുക ഗ്രാബ് ആൻഡ് ഡ്രാഗ്
Enter പ്രസ് ചെയ്യുക
വലത് പാനലിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന പേരുമായി സാമ്യമുള്ള add ഓൺസ് കാണിക്കുന്നു
ഡ്രാഗ് എന്ന റ്റൈറ്റിൽ ഉള്ള എല്ലാ add onsഉം കാണിക്കുന്നത് ശ്രദ്ധിക്കുക
ലിസ്റ്റിലെ ആദ്യത്തെ പേര് ഗ്രാബ് ആൻഡ് ഡ്രാഗ് ആണ് നമുക്ക് വേണ്ടത്
ഇൻസ്റ്റോൾ ക്ലിക്ക് ചെയ്യുക
മിക്കവാറും സോഫ്റ്റ്വെയറുകളെ പോലെ ചില add onsനും end യൂസർ ലൈസൻസ് അഗ്രീമെന്റ്സ് ഉണ്ട്
end യൂസർ ലൈസൻസ് അഗ്രീമെന്റ് ഡയലോഗ് ബോക്സിൽ ആക്സെപ്റ്റ് ആൻഡ് ഇൻസ്റ്റോൾ ക്ലിക്ക് ചെയ്യുക
add ഓൺ ഡൌൺലോഡ് പ്രോഗ്രസ് ബാർ കാണപ്പെടുന്നു
അടുത്തതായി മൊസില്ല ഫയർഫോക്സ് റെസ്റ്റാർട്ട് ചെയ്യുമ്പോൾ add ഓൺ ഇൻസ്റ്റോൾ ചെയ്യപ്പെടും എന്ന സന്ദേശം ലഭിക്കുന്നു
റെസ്റ്റാർട്ട് നോവ് ക്ലിക്ക് ചെയ്യുക
ഫയർഫോക്സ് ബ്രൌസർ അണഞ്ഞിട്ട് വീണ്ടും തുറക്കുന്നു
add ഓൺസ് മാനേജർ ഒരു പുതിയ ടാബിൽ തുറക്കുന്നു
എക്സ്റ്റെൻഷൻസ് ടാബിന്റെ വലത് വശത്ത് ഗ്രാബ് ആൻഡ് ഡ്രാഗ് എക്സ്റ്റൻഷൻ കാണപ്പെടുന്നത് ശ്രദ്ധിക്കുക
മുൻപത്തെ പോലെ സ്ക്രാപ്പ് ബുക്ക് എക്സ്റ്റൻഷൻ ഇൻസ്റ്റോൾ ചെയ്യാം
വെബ് പേജ് കലക്ഷൻസ് സേവ് ചെയ്യാനും മാനേജ് ചെയ്യാനും സ്ക്രാപ്പ് ബുക്ക് ഉപയോഗിക്കുന്നു
ശ്രദ്ധിക്കുക ഇൻസ്റ്റലേഷൻ പ്രോഗ്രസ് ബാറും ഫയർഫോക്സ് റെസ്റ്റാർട്ട് ചെയ്യാനുള്ള സന്ദേശവും പ്രത്യേകം കാണിക്കുന്നില്ല
അവ സ്ക്രാപ്പ് ബുക്ക് ബാറിൽ കാണിക്കുന്നു
റെസ്റ്റാർട്ട് നോവ് ക്ലിക്ക് ചെയ്യുക
ഫയർഫോക്സിൽ സ്ക്രാപ്പ് ബുക്ക് ഇൻസ്റ്റോൾ ചെയ്യപ്പെട്ടു
ട്യൂട്ടോറിയൽ പൌസ് ചെയ്ത് അസൈൻമെന്റ് ചെയ്യുക
ഫയർഫോക്സ് ബ്രൌസറിൽ add ഓൺസ് മാനേജർ തുറക്കുക
ഗെറ്റ് add ഓൺസ് ഓപ്ഷനിലെ ഫീച്ചർഡ് add ഓൺസ് ലിസ്റ്റിൽ നിന്നും ഒരു പുതിയ add ഓൺ ചേർക്കുക
add ഓൺസ് Managerൽ എക്സ്റ്റൻഷൻസ് ഓപ്ഷൻ ഉപയോഗിച്ച് എക്സ്റ്റൻഷൻസ് ചേർക്കുകയോ നീക്കം ചെയ്യുകയോ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യുന്നു
ഫയർഫോക്സ് ബ്രൌസറിൽ add ഓൺസ് മാനേജർ ടാബ് ക്ലിക്ക് ചെയ്യുക
ഇടത് പാനലിൽ എക്സ്റ്റെൻഷൻസ് ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ വലത് പാനലിൽ നിങ്ങളുടെ കംപ്യൂട്ടറിൽ ഇൻസ്റ്റോൾ ചെയ്തിട്ടുള്ള എക്സ്റ്റെൻഷൻസ് കാണിക്കുന്നു
ScrapBookനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി അത് സിലക്റ്റ് ചെയ്തിട്ട് മോർ ക്ലിക്ക് ചെയ്യുക
സ്ക്രാപ്പ് Bookന്റെ വിശദാംശങ്ങൾ കാണിക്കുന്നു
എക്സ്റ്റൻഷനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക
ഇടത് പാനലിൽ എക്സ്റ്റെൻഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
ഓരോ എക്സ്റ്റെൻഷൻ നും പ്രഫറൻസസ് സെറ്റ് ചെയ്യാനും അത് ഡിസേബിൾ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനും കഴിയും
ഗ്രാബ് ആൻഡ് ഡ്രാഗ് സിലക്റ്റ് ചെയ്തിട്ട് പ്രഫറൻസസ് ക്ലിക്ക് ചെയ്യുക
ഈ ഡയലോഗ് ബോക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഫറൻസസ് സെറ്റ് ചെയ്യാം
ഡയലോഗ് ബോക്സ് എക്സിറ്റ് ചെയ്യാനായി കാൻസൽ ക്ലിക്ക് ചെയ്യുക
സ്ക്രാപ്പ് ബുക്ക് സിലക്റ്റ് ചെയ്തിട്ട് പ്രഫറൻസസ് ക്ലിക്ക് ചെയ്യുക
സ്ക്രാപ്പ് ബുക്ക് ഓപ്ഷൻസ് ഡയലോഗ് ബോക്സിൽ നിന്ന് ഗ്രാബ് ആൻഡ് ഡ്രാഗ് പ്രഫറൻസസ് ഡയലോഗ് ബോക്സ് വ്യത്യസ്ഥമാണ്
അതായത് ഓരോ Extensionനും വിവിധ സെറ്റിംഗ്സ് ആണ് ഉള്ളത്
ഒരു Extensionന് പ്രഫറൻസസ് ബട്ടൺ കാണുന്നില്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് അതിന് പ്രഫറൻസസ് ഇല്ല എന്നാണ്
സ്ക്രാപ്പ് ബുക്ക് ഓപ്ഷൻസ് ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യാനായി ക്ലോസ് ക്ലിക്ക് ചെയ്യുക
മിക്ക്യ സോഫ്റ്റ്വെയറുകളെയും പോലെ add onsഉം പതിവായി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്
സ്ക്രാപ്പ് ബുക്ക് അപ്ഡേറ്റ് ചെയ്യാനായി അത് സിലക്റ്റ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫൈൻഡ് അപ്ഡേറ്റ്സ് ക്ലിക്ക് ചെയ്യുക
അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ബട്ടൺ കാണപ്പെടുന്നു
add ഓൺ അപ്ഡേറ്റ് ചെയ്യാനായി അതിൽ ക്ലിക്ക് ചെയ്യുക
സ്ക്രാപ്പ് Bookന് അപ്ഡേറ്റുകൾ ഒന്നും ഇല്ലാത്തതിനാൽ അപ്ഡേറ്റ് ബട്ടൺ കാണുന്നില്ല
അവസാനമായി നിങ്ങൾക്ക് ഒരു എക്സ്റ്റൻഷൻ ആവശ്യമില്ലെങ്കിൽ ഡിസേബിൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക
നിങ്ങളുടെ കംപ്യൂട്ടറിൽ നിന്ന് എക്സ്റ്റൻഷൻ നീക്കം ചെയ്യാൻ റിമൂവ് ക്ലിക്ക് ചെയ്യുക
നമ്മൾ എക്സ്റ്റെൻഷൻസ് പഠിച്ചു കഴിഞ്ഞു
ഇപ്പോൾ നിങ്ങൾക്ക് ഫയർഫോക്സിൽ കൂടുതൽ ഫങ്ഷനുകൾ ചേർത്ത് നിങ്ങളുടെ ജോലികൾ എളുപ്പമാക്കാൻ എക്സ്റ്റെൻഷൻസ് ഉപയോഗിക്കാം
മറ്റ് ധാരാളം Add onsകളെ കുറിച്ച് മനസിലാക്കാൻ ഗെറ്റ് Add onsഓപ്ഷൻ ഉപയോഗിക്കാം
എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യവും ഉപയോഗപ്രദവുമയ add ഓൺസ് തിരഞ്ഞെടുത്ത് ഇൻസ്റ്റോൾ ചെയ്യാം
ഫയർഫോക്സ് Extensionsനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനായി ഫയർഫോക്സ് വെബ്സൈറ്റ് സന്ദർശിക്കുക
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് എക്സ്റ്റെൻഷൻസ് എക്സ്റ്റെൻഷൻസ് ഇൻസ്റ്റോൾ ചെയ്യുന്നത് റികമെൻഡ് എക്സ്റ്റെൻഷൻസ്
ഒരു അസൈൻമെന്റ്
വെബ്മെയിൽ നോട്ടിഫയർ എന്ന എക്സ്റ്റൻഷൻ തിരയുക
ഇത് നിങ്ങളുടെ കംപ്യൂട്ടറിൽ ഇൻസ്റ്റോൾ ചെയ്യുക
നിങ്ങളുടെ മെയിൽ അക്കൌണ്ടുകളിൽ നിന്ന് വായിച്ചിട്ടില്ലാത്ത മെയിലുകൾ പരിശോധിക്കാൻ എക്സ്റ്റൻഷന്റെ ഫീച്ചർസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തുക
എക്സ്റ്റൻഷൻ ഡിസേബിൾ ചെയ്യുക
എന്നിട്ട് ഫയർഫോക്സിൽ നിന്ന് നീക്കം ചെയ്യുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പൊകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺ ലോഡ് ചെയ്ത് കാണാവുന്നതാണ്
സ്പൊകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പൊകെൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു
ഓൺലൈൻ ടെസ്റ്റ് പാസ് ആകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
സ്പൊകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ട്ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്
ഇതിനെ പിന്താങ്ങുന്നത് നേഷണൽ മിഷൻ ഓൺ എഡ്യൂകേഷൻ ത്രോഗ് ഐസിടി മെഹർദ് ഗവർണ്മെന്റ് ഓഫ് ഇന്ത്യ
ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്